ലിബ്രിയോഫീസ് Writerൽ ഒരു ഡോക്യുമെന്റ് ടൈപ്പ് ചെയ്യുമ്പോൾ മാറ്റങ്ങൾ ട്രാക്ക് ചെയ്യുന്നതിനെ കുറിച്ചുള്ള ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം
ഇവിടെ ലിബ്രിയോഫീസ് Writerലെ ഒരു ഡോക്യുമെന്റ് നിരൂപണം ചെയ്യുന്ന രീതി വിശദമാക്കുന്നു
റെക്കോർഡ് ചേഞ്ചസ് ഓപ്ഷൻ ഉപയോഗിച്ച് ഒരു ഡോക്യുമെന്റ് എഡിറ്റ് ചെയ്ത് നിരൂപണം ചെയ്യുന്നതിനായി നിലവിലുള്ള ഒരു ഡോക്യുമെന്റ് തുറക്കുന്നു
ഈ featureന്റെ നേട്ടം എന്തെന്നാൽ നിരൂപകൻ നല്കുന്ന കമന്റുകൾ ചേർക്കുന്ന അല്ലെങ്കിൽ നീക്കം ചെയ്യുന്ന ടെക്സ്റ്റ് അല്ലെങ്കിൽ നിലവിലുള്ള ടെക്സ്റ്റിൽ വരുത്തുന്ന മാറ്റങ്ങൾ നമുക്ക് അതേ ഡോക്യുമെന്റിൽ കാണാൻ കഴിയുന്നു
ഇവ രചയിതാവിന് എളുപ്പത്തിൽ കാണുവാനും ആ മാറ്റങ്ങൾ സ്വീകരിക്കുവാനോ നിരാകരിക്കുവാനോ കഴിയുന്നു
അങ്ങനെ അവ വീണ്ടും എഴുതുന്നതിനുള്ള ജോലി കുറഞ്ഞു കിട്ടുന്നു
ഫയൽ സേവ് ചെയ്യുമ്പോൾ കമന്റുകളും ഉൾപ്പെടുത്തുന്നു
ഇതെങ്ങനെ ചെയ്യുമെന്ന് നോക്കാം
ഇതിനായി ഉപയോഗിക്കുന്നത് ഉബുന്റു ലിനക്സ് 1004 ലിബ്രിയോഫീസ് സ്യൂട്ട് വെർഷൻ 334 ഈ ട്യൂട്ടോറിയലിനായി ഞാൻ എന്റെ സിസ്റ്റത്തിൽ എഴുതി സൂക്ഷിച്ചിട്ടുള്ള ഈ ഡോക്യുമെന്റുകൾ ഉപയോഗിക്കുന്നു
seven reasons to adopt fossഓഡ്റ്റ് government support for foss in indiaഓഡ്റ്റ് Writerനായി ക്ലിക്ക് ചെയ്യുക അപ്ലിക്കേഷൻസ് ഓഫീസ് ലിബ്രിയോഫീസ് വ്രൈട്ടർ seven reasons to adopt fossഓഡ്റ്റ് തുറക്കുന്നു
റെക്കോർഡ് ചേഞ്ചസ് ഓപ്ഷൻ സെറ്റ് ചെയ്യാനായി എഡിറ്റ് → ചേഞ്ചസ് എന്നിട്ട് റെക്കോർഡ് ഓപ്ഷൻ ചെക്ക് ചെയ്യുക
ഷോ ഓപ്ഷനും ചെക്ക് ചെയ്യണം
ഇത് പിന്നീട് വരുത്തുന്ന എഡിറ്റിംഗ് റിക്കോർഡ് ചെയ്യുന്നു
ഡോക്യുമെന്റിൽ രണ്ടാമതായി ഒരു പോയിന്റ് ചേർക്കാം
രണ്ടാമത്തെ പോയിന്റിലേക്ക് പോയിട്ട് ടൈപ്പ് ചെയ്യുക ലിനക്സ് ഐഎസ് a വൈറസ് റെസിസ്റ്റന്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം സിൻസ് ഏച്ച് യൂസർ ഹാസ് a ഡിസ്റ്റിങ്ക്ട് ഡാറ്റ സ്പേസ് ആൻഡ് കാന്നോട്ട് ഡയറക്ട്ലി ആക്സസ് തെ പ്രോഗ്രാം ഫൈൽസ്

എന്റർ കൊടുക്കുക അപ്പോൾ നിലവിൽ രണ്ടാമത്തെ പോയിന്റ് പോയിന്റ് നംബർ 3 ആകുന്നു
ഇപ്പോൾ ഇൻപുട്ട് ചെയ്ത ടെക്സ്റ്റ് പുതിയ നിറത്തിൽ കാണുന്നത് ശ്രദ്ധിക്കുക
ഈ ടെക്സ്റ്റിന് മുകളിൽ മൌസ് വയ്ക്കുക
അപ്പോൾ കാണാം ഇൻസെർട്ടഡ് Ranjani തുടർന്ന് തീയതിയും സമയവും കാണാം
അതായത് ഡോക്യുമെന്റിൽ മാറ്റം വരുത്തിയ ആളുടെ ഐഡന്റിറ്റി ഡോക്യുമെന്റിൽ കാണിക്കുന്നു
ഈ പേര് LibreOfficeന്റെ ഇൻസ്റ്റലേഷൻ സമയത്ത് നല്കിയ പേരിനെ അടിസ്ഥാനപ്പെടുത്തി ആയിരിക്കും
ആദ്യത്തെ വരിയിലെ avalableന്റെ സ്പെല്ലിംഗ് ശരിയാക്കുക
ഈ കറക്ഷൻ ശ്രദ്ധിക്കുക
ആദ്യത്തെ പോയിന്റ് നീക്കം ചെയ്യുക ഇട്ട് കാൻ ബെ ഇൻസ്റ്റാൾഡ് ഓൺ ആൽ കമ്പ്യൂട്ടർസ് വിത്തൌട്ട് റിസ്ട്രിക്ഷൻ ഓർ നീഡിംഗ് ടോ പേ ലൈസൻസ് ഫീസ് ടോ വെൻഡോർസ്
ശ്രദ്ധിക്കുക ഡിലീഷൻ യഥാർത്ഥത്തിൽ ഈ ലൈനിനെ നീക്കം ചെയ്യുന്നില്ല
ഈ ലൈൻ നീക്കം ചെയ്യാൻ നിർദ്ദേശിക്കപ്പെട്ടതാണ് എന്ന് മാത്രം കാണിക്കുന്നു
ഇതിന് മുകളിൽ കർസർ വയ്ക്കുക
ഡിലീറ്റഡ് Ranjani തുടർന്ന് തീയതിയും സമയവും കാണാം
ഈ രീതിയിൽ ഒരു ഡോക്യുമെന്റിൽ ആഡിംഗ് ഡിലിറ്റിംഗ് നിലവിലുള്ള ടെക്സ്റ്റിൽ മാറ്റം വരുത്തൽ തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യാം
കൂടാതെ ഒന്നിൽ കൂടുതൽ ആൾക്കാർക്കും ഡോക്യുമെന്റിൽ മാറ്റം വരുത്താം
ലോ വ്രൈട്ടർ ഒരു നിരൂപകനെ മറ്റൊരാളിൽ നിന്നും വേർതിരിച്ച് അറിയുന്നതിന് ഓരോ ആൾക്കും ഓരോ നിറം നല്കുന്നു
കൂടാതെ എഡിറ്റ് ചെയ്ത ടെക്സ്റ്റിന് മുകളിൽ മൌസ് വയ്ക്കുമ്പോൾ നിരൂപകന്റെ പേരും കാണിക്കുന്നു
എന്റെ സഹപ്രവർത്തകൻ ഗുരു എഡിറ്റ് ചെയ്ത ഒരു ഡോക്യുമെന്റ് തുറന്ന് ഞാനിത് വിശദമാക്കാം
government support for foss in indiaഓഡ്റ്റ് എന്ന ടെക്സ്റ്റ് ഫയൽ ഡോക്യുമെന്റ് തുറക്കുക
ഈ ഡോക്യുമെന്റിൽ കുറേ additionsനും deletionsനും നടന്നതായി നമുക്ക് കാണാം
ടെക്സ്റ്റിന് മുകളിൽ മൌസ് വയ്ക്കുമ്പോൾ ഗുരു ആണ് ഈ additionനും deletionsനും നടത്തിയത് എന്ന് മനസിലാകും
താഴെ ഒരു പോയിന്റ് ചേർക്കുക സിഡിഎസി നിക്ക് nrc ഫോസ് അരെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് ഗവർണ്മെന്റ് ഓഫ് ഇന്ത്യ വിച്ച് ഡെവലപ്പ് ആൻഡ് പ്രൊമോട്ട് ഫോസ്

ഇതിന്റെ നിറവും ഗുരു ചെയ്ത editsന്റെ നിറവും വ്യത്യസ്ഥമാണെന്ന് കാണാം
ഈ insertionന് മുകളിൽ മൌസ് വയ്ക്കുമ്പോൾ Inserted രഞ്ജനി എന്ന സന്ദേശം ലഭിക്കുന്നു
അതായത് ഒരു ഡോക്യുമെന്റ് രചയിതാവിന്റെ കയ്യിൽ തിരിച്ച് എത്തുന്നതിന് മുൻപ് ഒന്നിൽ കൂടുതൽ ആൾക്കാർ എഡിറ്റിംഗ് നടത്താം
ഇത് സേവ് ചെയ്യാതെ ഡോക്യുമെന്റ് ക്ലോസ് ചെയ്യുക
നിരൂപകൻ വരുത്തിയ മാറ്റങ്ങൾ എങ്ങനെ രചയിതാവിന് സ്വീകരിക്കുകയോ നിരാകരിക്കുകയോ ചെയ്യാം എന്ന് നോക്കാം
government support for foss in indiaഓഡ്റ്റ് ഡോക്യുമെന്റിന്റെ രചയിതാവ് ഞാനാണ് എന്ന് കരുതി ഗുരു വരുത്തിയ മാറ്റങ്ങൾ സ്വീകരിക്കുകയോ നിരാകരിക്കുകയോ ചെയ്യുന്നു
രണ്ടാമത്തെ പോയിന്റിൽ പോയിട്ട് ഡിലീറ്റ് ചെയ്ത റീസൻസ് ടെക്സ്റ്റിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ആക്സെപ്റ്റ് ചങ്ങെ കൊടുക്കുക
നിരൂപകൻ നിർദ്ദേശിച്ചത് പോലെ ടെക്സ്റ്റ് നീക്കം ചെയ്യപ്പെട്ടതായി കാണാം
ഇൻസേർട്ട് ചെയ്ത നീഡ്സ് എന്ന ടെക്സ്റ്റിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ആക്സെപ്റ്റ് ചങ്ങെ സിലക്റ്റ് ചെയ്യുക
നിരൂപകൻ നിർദേശിച്ച മാറ്റങ്ങളോടെ ടെക്സ്റ്റ് സാധാരണ പോലെ ആയതായി കാണാം
ഈ രീതിയിൽ നിരൂപകൻ നിർദേശിച്ച എഡിറ്റുകൾ രചയിതാവിന് സ്വീകരിക്കാൻ കഴിയുന്നു
ഒന്നാമത്തെ പോയിന്റിൽ പോയി ഡിലീറ്റ് ചെയ്ത തെ ഓപ്പനോഫീസ് ഡോക്യുമെന്റ് സ്റ്റാൻഡർഡ് ഹാസ് ബീൻ നോട്ടിഫൈഡ് അണ്ടർ തിസ് പോളിസി എന്ന ടെക്സ്റ്റിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് റിജക്ട് ചങ്ങെ സിലക്റ്റ് ചെയ്യുക
ഇത് ടെക്സ്റ്റിനെ സാധാരണ പോലെ ആക്കുന്നു
അതായത് നിരൂപകൻ നിർദ്ദേശിച്ച ഡിലീഷൻ രചയിതാവ് നിരാകരിക്കുന്നു
അഞ്ചാമത്തെ പോയിന്റൽ പോയി ഗവർണ്മെന്റ് സ്കൂൾസ് ഇൻ തീസ് സ്റ്റേറ്റ്സ് ആൻഡ് ഇൻ ഒറിസ്സ കർണാടക ആൻഡ് തമിൽ നടു ലെയർൻ ലിനക്സ് എന്ന ടെക്സ്റ്റിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക റിജക്ട് ചങ്ങെ സിലക്റ്റ് ചെയ്യുക
ഇത് റിവ്യൂവർ ഇൻസേർട്ട് ചെയ്ത ടെക്സ്റ്റ് നീക്കം ചെയ്യുന്നു
ഈ രീതിയിൽ ഓരോ അഡിഷൻ അല്ലെങ്കിൽ ഡിലീഷൻ authorന് സ്വീകരിക്കുകയോ നിരാകരിക്കുകയോ ചെയ്യാം
അവസാനമായി മാറ്റങ്ങൾ സ്വീകരിക്കുകയോ നിരാകരിക്കുകയോ ചെയ്ത ശേഷം എഡിറ്റ് ജിടിജിടി CHANGESൽ പോയി റെക്കോർഡ് ഷോ ഓപ്ഷനുകൾ അൺ ചെക്ക് ചെയ്യുക

അൺ ചെക്ക് ആയാൽ പിന്നിട് എഡിറ്റിംഗ് പ്രത്യേകം മാർക്ക് ചെയ്യുന്നില്ല
എല്ലാത്തിനും ഒടുവിൽ ഫയൽ സേവ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തുക
അവസാനമായി അസൈൻമെന്റ് ഒരു ഡോക്യുമെന്റ് തുറന്ന് റെക്കോർഡ് ചേഞ്ചസ് മോഡിൽ അക്ഷര തെറ്റുകൾ തിരുത്തുക
ഞാൻ നേരത്തേ ഈ അസൈൻമെന്റ് ഇവിടെ ചെയ്തിട്ടുണ്ട്
ഇവിടെ ലഭ്യമായ വീഡിയോ സ്പോകെൻ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റിനെ സംഗ്രഹിക്കുന്നു
നല്ല ബാൻഡ് വിഡ്ത്ത് ഇല്ലെങ്കിൽ ഡൌൺലോഡ് ചെയ്ത് കാണാവുന്നതാണ്
സ്പോകെൻ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റ് സ്പോകെൻ ട്യൂട്ടോറിയലുകൾ ഉപയോഗിച്ച് വർക്ക് ഷോപ്പുകൾ നടത്തുന്നു
ഓൺലൈൻ ടെസ്റ്റ് പാസ്സാകുന്നവർക്ക് സർട്ടിഫികറ്റുകൾ നല്കുന്നു
കൂടുതൽ വിവരങ്ങൾക്കായി ഈ വെബ്സൈറ്റ് സന്ദർശിക്കുക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
ഈ മിഷനെ കുറിച്ചുള്ള കുടുതൽ വിവരങ്ങൾ ഇവിടെ ലഭ്യമാണ്
ഈ ട്യൂട്ടോറിയൽ സമാഹരിച്ചത് ദേവി സേനൻ ഐറ്റ് ബോംബേ